സിനാപ്റ്റിക് പാക്കേജ് മാനേജർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള സ്പോക്കെൻ ടുട്ടൊറിയലിലേക്ക് സ്വാഗതം
ഈ ടൂട്ടോറിയലിൽ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് ഉബുണ്ടുവിൽ ആപ്ലിക്കേഷൻസ് എപ്രകാരം ഇൻസ്റ്റോൾ ചെയ്യാം എന്നതാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്
ഇതിനായി ഉബുണ്ടുവിൻറെ 10
04 ഗിനോം എൻവൈറൻമെന്റ് ലാണ് ഞാൻ ഉപയോഗിക്കുന്നത്
സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിക്കുവാൻ അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റ്സ് വേണം
ഇന്റർനെറ്റ് കണക്ഷൻ പ്രവർത്തനക്ഷമമായിരിക്കണം
നമുക്കാദ്യം സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഓപ്പൺ ചെയ്യാം
അതിനുവേണ്ടി ദയവായി സിസ്റ്റംഗ്ടാഡ്മിനിസ്റേഷൻ എന്നതിലേക്ക് പോകണം
അതിനു ശേഷം സിനാപ്റ്റിക് പാക്കേജ് Manager ൽ ക്ലിക്ക് ചെയ്യുക
പാസ്സ്വേർഡ് ചോദിച്ചുകൊണ്ട് ഒരു അതെന്റിക്കേഷൻ ഡയലോഗ് ബോക്സ് ഇവിടെ വരും
നമുക്ക് പാസ്സ്വേർഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം എൻറർ പ്രസ് ചെയ്യാം
നമ്മൾ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ആദ്യമായിട്ട് ഉപയോഗിക്കുബോൾ ഒരു ഇൻട്രോഡക്ഷൻ ഡയലോഗ് ബോക്സ് വരും
ഈ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിവരം ഈ ഡയലോഗ് ബോക്സിൽ ഉണ്ട്
ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്ങിൽ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയുന്നതിനായി സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ൽ പ്രോക്സി യും റിപ്പോസിറ്ററി യും നമുക്ക് കോൺഫിഗർ ചെയ്യാം
ഇത് ചെയ്യാനായി നമുക്ക് സിനാപ്റ്റിക് പാക്കേജ് മാനേജർ വിൻഡോ വിലേക്ക് സ്വിച്ച് ചെയ്യാം
സെറ്റിംഗ്സ് ലേക്ക് പോകുക
അതിനു ശേഷം പ്രഫറൻസസ് ൽ ക്ലിക്ക് ചെയ്യുക
സ്ക്രീനിൽ കാണുന്ന പ്രഫറൻസ് വിൻഡോ ക്ക് ഒരുപാടു ടാബ്സ് ഉണ്ട്
പ്രോക്സി സെറ്റിംഗ്സ് കോൺഫിഗർ ചെയുന്നതിനായി നെറ്റ്വർക്ക് ഇൽ ക്ലിക്ക് ചെയ്യുക
പ്രോക്സി സെർവറിൽ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്
ഡയറക്ട് കണക്ഷൻ നും മാന്യുയൽ പ്രോക്സി കണക്ഷൻ നും
ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ ഞാൻ ഉപയോഗിക്കുന്നത് മാന്യുയൽ പ്രോക്സി കോൺഫിഗറേഷൻ ആണ്
നിങ്ങള്ക്കു കൂടുതല് പ്രീയമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതിനു ശേഷം അതെന്റിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക
എച്ടിടിപി അതെന്റിക്കേഷൻ വിൻഡോ സ്ക്രീനിൽ കാണാം
ആവശ്യമെങ്കിൽ ദയവായി യുസർ നെയിം പാസ്സ്വേർഡ് നൽകി OK ൽ ക്ലിക്ക് ചെയ്യുക
മാറ്റങ്ങൾ വരുത്തുവാൻ ആപ്ലി പ്രസ് ചെയ്യുക
വിൻഡോ ക്ലോസ് ചെയ്യുവാൻ OK ൽ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ വീണ്ടും സെറ്റിംഗ്സ് ലേക്ക് പോവുക റിപ്പോസിറ്ററീസ് ൽ ക്ലിക്ക് ചെയ്യുക
സോഫ്റ്റ്വെയർ സോർസ് വിൻഡോ നമുക്ക് സ്ക്രീനിൽ കാണാം
ഉബുണ്ടു സോഫ്റ്റ്വെയർ ഡൌൺലോഡ് ചെയ്യാനായിട്ട് ഒരുപാട് സോർസസ് ഉണ്ട്
ഡൌൺലോഡ് ഫ്രോം ഡ്രോപ്പ് ഡൌൺ മേനു വിൽ ക്ലിക്ക് ചെയ്യുക
റിപ്പോസിറ്ററീസ് ന്റെ ലിസ്റ്റ് കാണാൻ മൌസ് ബട്ടൺ ഹോൾഡ് ചെയ്യുക
ഓത്തർ ലോകത്തിലുള്ള പല സെർവേർസ് ൻറെയും ലിസ്റ്റ് കാണിക്കുന്നു ഈ വിൻഡോ ക്ലോസ് ചെയ്യാൻ കാൻസൽ ക്ലിക്ക് ചെയ്യുക
ഇവിടെ കാണുന്നതുപോലെ ഞാൻ ഉപയോഗിക്കുന്നത് സെർവർ ഫോർ ഇന്ത്യ ആണ്
ഈ സോഫ്റ്റ്വെയർ സോർസസ് വിൻഡോ ക്ലോസ് ചെയ്യാൻ ക്ലോസ് ക്ലിക്ക് ചെയ്യുക
ഈ ടൂൾ എങ്ങനെ ഉപയോഗിക്കാം എന്നു പഠിക്കുന്നതിനായി ഉദാഹരണമായി ഞാൻ ഇപ്പോൾ വിഎൽസി പ്ലേയർ ഇൻസ്റ്റോൾ ചെയ്യുകയാണ് നിങ്ങൾ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പായ്േകജ് റീലോഡ് ചെയ്യണം
ഇത് ചെയ്യുവാനായി ടൂൾ ബാറിൽ ഉള്ള റിലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇത് കുറച്ചു സെക്കൻഡ്സ് എടുത്തേക്കാം
പാക്കേജസ് ഇന്റെർനെറ്റിലൂടെ ട്രാൻസ്ഫർ ആയി അപ്ഡേറ്റ് ആകുന്നതു നമുക്കിവിടെ കാണാം
റിലോഡ് പ്രോസസ് പൂർണമാകുമ്പോൾ ടൂൾ ബാറിലുള്ള ക്വിക്ക് സെർച്ച് ബോക്സ് ലേക്ക് പോയി വിഎൽസി എന്ന് ടൈപ്പ് ചെയ്യാം
ഇവിടെ എല്ലാ വിഎൽസി പാക്കേജസ് ഉം ലിസ്റ്റു ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാം
വിഎൽസി പാക്കേജ് സെലക്ട് ചെയ്യുവാനായി ചെക്ക് ബോക്സ് ൽ ക്ലിക്ക് ചെയ്യുക
അപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന മെനു ബാറിൽ നിന്നും മാർക്ക് ഫോർ ഇൻസ്റ്റലേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക
എല്ലാ റിപ്പോസിറ്ററി പാക്കേജസ് ഇന്റെയും ലിസ്റ്റ് കാണിക്കുന്ന ഒരു ഡെയിലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടും
എല്ലാ ഡിപെൻഡൻസിസ് പാക്കേജസ് ഉം ഓട്ടോമാറ്റിക്കലി മാർക്ക് ചെയ്യാൻ മാർക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക
ടൂൾ ബാറിലേക്ക് പോയി ആപ്ലി ബട്ടനിൽ ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റോൾ ചെയ്യേണ്ട പാക്കേജ്കളെപ്പറ്റിയുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു സമ്മറി വിൻഡോ പ്രത്യക്ഷപെടും
ഇൻസ്റ്റലേഷൻ ആരംഭിക്കുന്നതിനായി ആപ്ലി ബട്ടനിൽ ക്ലിക്ക് ചെയ്യുക
ഇൻസ്റ്റോൾ ചെയ്യേണ്ടുന്ന പാക്കേജസ് ൻറെ എണ്ണവും സൈസ് ഉം അനുസരിച്ച് ഇൻസ്റ്റലേഷൻ പ്രോസസ് നു കുറച്ചു സമയം എടുക്കാം
മുൻപേ പോലെ കുറച്ചു സമയം എടുത്തേക്കാം
ഇൻസ്റ്റലേഷൻ പൂർണമാകുമ്പോൾ തന്നെ ഡൌൺലോഡിംഗ് പാക്കേജ് ഫൈൽ വിൻഡോ ക്ലോസ് ആവും
ഇപ്പോൾ നമുക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കാണാവുനതാണ് വിഎൽസി ഇപ്പോൾ ഇൻസ്റ്റോൾ ആയിരിക്കുന്നതായി കാണാം
ഇപ്പോൾ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ വിൻഡോ ക്ലോസ് ചെയ്യുക
വിഎൽസി പ്ലേയർ വിജയകരമായി ഇൻസ്റ്റോൾ ആയോ എന്ന് നമുക്ക് ഇപ്പോൾ പരിശോധിക്കാം
ഇതിനായി നമുക്ക് അപ്ലിക്കേഷൻഗ്ട്സൌണ്ട് ആംപ് വീഡിയോ എന്നതിലേക്ക് പോകാം ഇവിടെ വിഎൽസി മീഡിയ പ്ലേയർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാം
ഇത് വിഎൽസി വിജയകരമായി ഇൻസ്റ്റോൾ ആയതുകൊണ്ടാണ്
ഇതുപോലെ തന്നെ ഈ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ചുകൊണ്ട് മറ്റു അപ്ലിക്കേഷൻസ് ഉം ഇൻസ്റ്റോൾ ചെയ്യാവുന്നതാണ്
ഞാൻ ചുരുക്കട്ടെ ഈ ടുട്ടൊറിയലിൽ നമ്മൾ പഠിച്ചത് സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ൽ പ്രോക്സി ഉം റിപ്പോസിറ്ററി ഉം എങ്ങനെ ക്രമീകരിക്കാം എന്നും
കൂടാതെ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് ഒരു അപ്ലിക്കേഷനൊ പാക്കേജൊ എപ്രകാരം ഇൻസ്റ്റോൾ ചെയ്യാം എന്നുമാണ്
ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്ട് ൻറെ ഒരു ഭാഗമാണ് ഈ സ്പോക്കെൻ ടുട്ടൊറിയൽ
ഐസിടി ലൂടെ നാഷണൽ മിഷൻ ഓൺ എഡുക്കേഷൻ ആണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്
കൂടുതൽ വിവരങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ലഭ്യമാണ് httpspoken tutorialorgNMEICT Intro
ഈ സ്ക്രിപ്റ്റ് നൽകിയിരിക്കുന്നത് ക്രിസ്റ്റോ ജോർജ് ആണ്
ഇത് ഇൽ നിന്നും സൈൻ ഓഫ് ചെയ്യുന്നു
നമസ്കാരം